ശരിയാണ്. താങ്കള്‍ക്കെന്താണ് കൃഷിയെ കുറിച്ച് അഭിപ്രായം, എന്നുപറയാന്‍ നേരം താങ്കളൊരു കൃഷിക്കാരനായിട്ടു കാണുന്നുണ്ടോ? എന്നുപറയാന്‍ നേരം ഞാന്‍ ചോദിക്കുന്നതെന്ന് പറയാന്‍ നേരം താങ്കളിപ്പോള്‍ ഒരു കൃഷിക്കാരനെ താങ്കള്‍ക്ക് താങ്കളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കോ? അയാള് എന്‍ടെ മകളെ പോറ്റാനുള്ള സ~ സ്ഥിതി അയാള്‍ക്കുണ്ടെങ്കില്‍ ഞാന്‍ കെട്ടിച്ചുകൊടുക്കും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ട്ടങ്ങളും താല്‍പര്യങ്ങളും ആണതിന്. വഴിവെക്കുന്നത്. ശരിയാണ്. നമ്മുടെ ഈ കാലത്ത് കേരളത്തില്‍ എന്ന് പറയാന്‍ നേരം അവരെല്ലാവരും പറയുന്നത് കൃഷിക്കാര്‍ക്കങ്ങനെ അഹ് ഒരുമാതിരി തൊഴിലില്ലാത്തവരാണ്. അവര്‍ക്കധികം വിദ്യയില്ല. അതുകൊണ്ട് തന്നെ കെട്ടിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നുപറയാന്‍ നേരം നമ്മുടെ കേരളത്തിലുള്ളവരേറ്റവും കൂടുതല് എന്ന് പറഞ്ഞാല്‍സര്‍ക്കാര്‍ ജോലിയിലുള്ളവരാണ്. പക്ഷെ സര്‍ക്കാര്‍ ജോലികളില്‍ ഇപ്പൊന്നു പറയാന്‍ നേരം ഒരുമാതിരി അവടാവുമ്പോ ഒക്കെ ഉണ്ടാവുന്ന job security ഉണ്ടാവും. പക്ഷെ അവര്‍ക്കീ കൃഷിക്കാരെപോലെ പണിയെടുക്കുന്ന അവര്‍ക്കതിനെ കുറിച്ചൊന്നും അറിയാനും പാടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നുപറയാന്‍ന്നേരം താങ്കള്‍ക്ക് താങ്കളുടെ വീടിന്‍ടെ അടുത്ത് എന്തെങ്കിലും കൃഷി എന്തേലും ഉണ്ടോ? ഓ ഒണ്ട് ഉണ്ട്. എന്‍ടെ അമ്മ ആ ചെറിയ പച്ചക്കറി അടുക്കളത്തോട്ടം അഹ് നടത്തുന്ന ആളാണ്‌. അതുപോലെ തന്നെ പശു കോഴി, എന്ന് ചെറിയ കൃഷികളും വീട്ടാവശ്യത്തിനു വേണ്ടി മാത്രം നടത്തുന്നൊരാളാണ്. എന്തൊക്കെ തരം കോഴി തരം പച്ചക്കറികളും ഉണ്ട്? അഹ് എന്‍ടെ വീട്ടില് സാധാ നമ്മടെ നാടന്‍ കോഴിയാണ്. കൂടുതല്‍ വളര്‍ത്തുന്നത്. വീട്ടവശ്യ~ വീട്ടിലേക്കുള്ള മുട്ട ആവശ്യത്തിനു വേണ്ടി. അതേപോലെതന്നെ പയര്‍, ചീര, അഹ് ചെരക്ക എന്നീ ആഹ് സ~സസ്യങ്ങളാണ് കൂടുതല്‍ ഉള്ളത്. ആഹ് അതേപോലെതന്നെ ഫലവൃക്ഷങ്ങള്‍ മാവ്, പ്ലാവ് എല്ലാം നാട്ടു വളര്‍ത്തുന്നുണ്ട്. അതിന്‍ടെ കായ~ കായ്കനികള്‍ക്ക് വേണ്ടി കാത്തിരിക്കാണ്. പിന്നെ വെണ്ടയ്ക്ക, പാവയ്ക്കാ, എന്നീ പച്ചക്കറികളാണ് കൂടുതലും ഉള്ളത്. അഹ് വളരെ നല്ലത്. താങ്കള്‍ അപ്പൊ വീട്ടില്‍ ജൈവവളമാണോ ഉപയോഗിക്കുന്നത്? അല്ലെങ്കില്‍ രാസവളമോ? എന്‍ടെ വീട്ടില്‍ ജൈവവളമാണ് കൂടുതല്‍ ഉപയോഗിക്കുന്നത്. വീട്ടിലെ പച്ചക്കറികള്‍ക്ക് ആ ആവശ്യത്തിനുള്ളത് ഓരെ വീട്ടിലെ പശുവിന്‍ടെ ചാണകം അഹ് കോഴിയുടെ അഹ് waste എഹ്~ എന്നീ അഹ് എല്ലാം ആണ് വീട്ടില്‍ പ~ അഹ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അഹ് അത് വളരെ നല്ലതാ. താങ്കള്‍ക്കപ്പോള്‍ എനിക്ക് ചോദിക്കാനുള്ളത് ന്നു പറയാന്‍ നേരം നമ്മുടെ കൃഷി എന്താണ് കേരളത്തില്‍ കുറഞ്ഞു വരുന്നത്? ഒരിന്‍ അഹ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നുപറയാന്‍ നേരം നമ്മുടെ നാട്ടില്‍ കൃഷി വളരെയധികം കുറവാണ്. കൃഷികുറയാനുള്ള കാരണം എന്ന് പറയാന്‍ന്നേരം നമ്മുടെ കൃഷിയൂടെ സാധ്യത കൊറഞ്ഞു വരാനുള്ള കരണംന്നു പറയയാന്‍ നേരം ഇവിടെ വളരെയധികം പൈസ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പൈസ കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ന്നേരം നമ്മുടെ നാട്ടില്‍ പൈസ കിട്ടാന്‍ കുറവായതുകൊണ്ടുതന്നെ കൃഷിക്കാര്‍ക്ക് ജീവിച്ചുപോവാന്‍ പറ്റുന്നില്ല. കൃഷിക്കാര്‍ക്ക് ജീവിച്ചുപോകാന്‍ പറ്റാത്തതുകൊണ്ട് തന്നെ അവര്‍ക്ക് അവരുടെ കുടുംബവും പൊട്ടന്‍ പറ്റുന്നില്ല. അവര്‍ക്ക് bank ലതെപോലെ loan ഉം അതേപോലുള്ള സാനങ്ങളുള്ളതോണ്ടുതന്നെ അവര്‍ക്ക് ജീവിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയില്‍ നമ്മടെ കൃഷിക്കാര്‍ക്ക് അവരുടെ കുടുംബം പോറ്റാത്ത~ കുടുംബം പോറ്റാത്തതുകൊണ്ട് തന്നെ

കുടുംബം പോറ്റാനായി ചെയ്യാനായി അവര്‍ക്കൊന്നും ചെയ്യാന്‍ പറ്റുന്നില്ല. അങ്ങനെ കെടക്കുമ്പോള്‍ എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം നമ്മള്‍ ഓരോ കൃഷിക്കാരുടെയും അവരവരുടെയും ഓരോ കഷ്ട്ടപ്പാടും നമ്മള്‍ അറിഞ്ഞുകൊണ്ട് നമ്മള്‍ പെരുമാറാന്‍. അതിനെകുറിച്ചെനിക്കു പറയാനുള്ളതെന്നു പറയാന്‍ നേരം നമ്മള്‍ കൃഷിക്കാരെ~ നമ്മള്‍ കൃഷിക്കാരെ അറിഞ്ഞ പോലെ നമ്മള്‍ കൃഷിക്കാരെ

കൃഷിക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ asset ന്നു ഏറ്റവും വലിയ ഭാഗ്യം. അവരെക്കൊണ്ടാണ് നമുക്ക് ജീവിക്കാനും പറ്റുന്നത്. അതുകൊണ്ടെന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം കൃഷിക്കാരില്ലാതെ നമ്മളില്ല. നമ്മളില്ലാതെ കൃഷിക്കാരില്ല. ഇപ്പൊ കൃഷിക്കാരാണ് കൃഷിക്കാരാണ് നമുക്കിത്രോം പറയാനുള്ളത്. താങ്കള്‍ക്കിനി എന്താ പറയാനുള്ളത്? എനിക്ക് പറഞ്ഞു പറഞ്ഞ്‌ നല്ല രസം~. ഇനി താങ്കള്‍ പറയൂ.

എല്ലാം കൊണ്ടു ചെയ്യുന്നൊരു ആരോഗ്യമുള്ളൊരു ജോലിയാണ്. ഇപ്രായ~ ഈ~ ഈ~ ഈ സമയത്തെ കുട്ടികള്‍ക്കും ആള്‍ക്കാര്‍ക്കും എല്ലാം ചൂടില്ലാത്തെ ഒരു ജോലിയാണ് താല്‍പര്യം. മേലനങ്ങാന്‍ പറ്റാത്ത ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷി ശീലാക്കിയ എല്ലാവരും ഉറങ്ങാതെ മാറി നിക്കുന്നത്. നിങ്ങള്‍ക്ക് തന്നെ അറിയാലോ ഇത്തവണത്തെ ചൂട് അസഹനീയമാണ്. അതുപോലെ തന്നെ അതൊണ്ട് ആള്‍ക്കാര്‍ക്ക് കഷ്ട്ടപ്പെടാന്‍ താല്‍പര്യം ഇല്ല. കഷ്ട്ടപ്പെടുന്നതിന്‍ടെ പ്രതിഫലം കിട്ടുന്നില്ല എന്നുതന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മടെ നാട്ട~ നമ്മുടെ നാട്ടില്‍ നിന്നല്ലാതെ പൊറം state കളില്‍ നിന്ന്~ സംസ്ഥാനങ്ങളില്‍ നിന്ന് പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്നത്. ആ എറക്കുമതി പച്ചക്കറിയില്‍ എന്തൊക്കെ വിഷാംശം ഉണ്ടെന്നു നമുക്കറിയില്ല. ആ എന്തു വിഷാംശം ഉണ്ടെങ്കിലും അതെറക്കാതെ ഇരിക്കാനുള്ള വഴിനമുക്കില്ല. കാരണം വേറെ പച്ചക്കറി വരാനില്ല ഒരു സ്ഥലത്തുന്നും. പച്ചക്കറിന്നു പറയുന്നൊരു പൌ~ അഹ് ഒരു പൌരന്‍ടെ ദിവസേന അഹ് ആവശ്യങ്ങളിലോന്നാണ്. ഭക്ഷണത്തിനു വേണ്ടി. ഭക്ഷണമാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഭക്ഷണം, വായു, പാര്‍പ്പിടം എന്നാണല്ലോ. അതുപോലത്തെ കഷ്ടപ്പാ~ കഷ്ട്ടപ്പെടാന്‍ പറ്റില്ല. അതാണ്‌ ആദ്യത്തെ പ്രശ്നം. ഈ ചൂടും വെയിലും സഹിച്ച് ഈ പ്രായത്തിലെ കുട്ടികള്‍ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പൊ അതെ പോലത്തന്നെ കഷ്ട്ടപ്പെട്ടാലും ആ bank loan എല്ലാം എടുത്തായിരിക്കണം നമുക്ക് കൃഷി ചെയ്യാന്‍ പറ്റുന്നത്. ആ കൃഷി ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. ആ പ്രതിഫലം കിട്ട്യാലാണ് നമുക്ക് bank loan എല്ലാം അടക്കാന്‍ പറ്റുന്നത്. അതോണ്ട് ആത്മഹത്യയുടെ അഹ് ഒന്നാം കാരണം അതാണ്‌. ഈ loan ഉം കാര്യങ്ങളും എല്ലാം bank loan എല്ലാം പറ്റാ~ വായ്പ്പകളടക്കാന്‍ പറ്റാതെ കടം പെരുകി പെരുകി വന്നു അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തുന്നത്.

അതാണ്‌ അതാ~ അതാണെനിക്ക് പറയാനുള്ളത്. നിറെപേരു ആത്മഹത്യ കൂടി വരുന്നേന്‍ടെകാരണമെന്നു പറയാന്‍ നേരം നമ്മടെ സര്‍ക്കാര്, കൃഷിക്കാര് നന്നായി നോക്കുന്നില്ല. കാരണംന്നു പറയാന്‍ നേരം സര്‍ക്കാരില്‍ സര്‍ക്കാര്‍ ഒന്നുകില്‍ കൃഷിക്കാരെ private ആയിട്ട് അവര്‍ക്ക് അവരുടെ രീതിയില്‍ പോവാന്‍ സമ്മതിക്കണം. അല്ലാതെ ഈ നമ്മുടെ ഈ പൊറത്തെ രാത്തിന്നു കാണ്ന്നാമാതിരി US അതെപോല്‍ത്തുള്ളന്നു പറയാന്‍ നേരം ഒരുമാതിരി~ നൂറില് നൂറോ? ചെ~ നൂറോ ഇരുന്നൂറോ എന്നുപറയാന്‍ നേരം അവര്‍ടെ പ്~ അവര്‍ടെ ആകെയുള്ള ജെ~ജെന~ ജെന ഇതിന്‍ടെ അകത്ത് ആകെയൊരു രണ്ടു ശതാമാനമൊ മൂന്നു ശതമാനമോ ആള്‍ക്കാരെ കൃഷിചെയ്യാറുള്ളൂ. പക്ഷെ അവര്‍ ന~ നല്ല രീതിയില് കൃഷി വെളവ് നടത്തുന്നുണ്ട്. കാരണംന്നുപറയാന്‍ നേരം അവര്‍ത്തന്നെ ഒരു നൂ~ അഞ്ഞൂര്‍ നൂറു acre അമ്പതേ acre തന്നെ അവര്‍തന്നെ നടക്കണുണ്ടാവും. അവര്‍തന്നെ അത്രയും കൃഷി നോക്കി നടത്തുണോണ്ട് തന്നെ അവര്‍ക്കൊറ്റക്ക് ചെയ്യാന്‍ പറ്റും. പക്ഷെ നമ്മടെ ഇവടെന്നു പറയാന്‍ നേരം ഓരോരുത്തര്‍ ഓര് ചെറുതായിട്ടാ നടത്തുന്നെ അതുകൊണ്ട് തന്നെ അവര്‍ക്ക് ഓരോ ചെലവും ഓരോ ഇതാണ് നടത്തണ്. പക്ഷെ അവര്‍ക്ക് അങ്ങനെ നടത്തണോണ്ട് തന്നെ അവര്‍ക്ക് ലാഭവും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം നമ്മുടെ ഈ ഈ സര്‍ക്കാര് ഈ ഇടനിലക്കാരെ മാറ്റി നമ്മക്ക് സ്~ കൃഷിക്കാരെ നേരെനിക്കാനുള്ള നേരെ അവര്‍ക്ക് നേരെ അവര്‍ക്ക് ചന്തയില്‍ പോയി സാനം വിക്കാനുള്ള വഴികള്‍ പറഞ്ഞുകൊടുക്കയും അതോടൊപ്പം തന്നെ അതില്‍ പറഞ്ഞപോലെയും ബോധവല്‍രണ class ഒക്കെ നടത്തി അവര്‍ക്കെങ്ങനെ അവര്‍ ജീവിക്കുന്നെ, എങ്ങനെ അവര്‍ക്കിത്രോം പൈസ ഇണ്ടാക്കാന്‍ പറ്റണേ, അതുപോലെതന്നെ കൃഷി ഇങ്ങനെ ഒരു ലാഭകരമായിള്ളൊരു തൊഴില്‍ ആക്കി മാറ്റാം എന്നൊക്കെയുള്ള കാ~ ബോധവല്‍ക്കരണ class കള്‍ എടുത്തുകൊടുത്താല്‍ നമ്മടെ കൃഷിക്കാര്‍ക്കത് വളരെയധികം നല്ലതാവും. താങ്കള്‍ക്കെന്നു പറയാന്‍ നേരം കൃഷിക്കാര്‍ക്കുള്ള school അങ്ങനെന്നു പറയാന്‍ നേരം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കൃഷിക്കാരെങ്ങനെ നല്ലതാവും? എന്നുപറയാന്‍ നേരം കുടു~ ഒര്~ ഇങ്ങനെ നമ്മുടെ ഒരു കോര്‍~നമ്മളിപ്പൊ പഠിക്കുന്ന കൃഷിന്നു പറയഞ്ഞൊര് ഒരു സല~ ഒരു വിഷയിട്ടാ താങ്കള്‍ക്കെന്തായിരിക്കും വിദ്യാഭ്യാസമാണ് എല്ലാത്തിന്‍ടെയും തുടക്കമായി വേണ്ടത്.

എന്താണ് കൃഷി? നമ്മള് കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ~ എങ്ങനെ നമ്മുടെ plate കളിലേക്കെത്തുന്നു. അതിലെത്താന്‍ വേണ്ടി എന്തൊക്കെ കാര്യങ്ങള്‍ അവിടെ ചെയ്യുന്നു? എന്നത് ഒരു കുട്ടി അറിയേണ്ടത് തന്നെയാണ്. അതിനെന്തൊക്കെ വളങ്ങളാണ് ഇടുന്നത്, എന്തോരം നന~എന്തോരം വെള്ളം ആവശ്യണ്ട് ഒരു ചെടി വളരാന്‍ വേണ്ടി, എത്ര കാലം വേണം എന്ന് പറയാവുന്നതൊരു പ്പൊരു കൃഷിന്നു പറഞ്ഞൊരു പാഠഭാഗ്യമായി അഹ് ഭാഗമായി ചെയ്യേണ്ടത് അഹ് ആ ഞാന്‍ യോജിക്കുന്നു അതില്‍. അതേപോലെതന്നെ അമേരിക്ക എന്നീ പശ്ച്യാത്ത രാജ്യങ്ങളില്‍ ആധുനിക കൃഷിരീതിയാണ് ഉപയോഗിക്കുന്നത്. അവര്‍ നൂറും ആയിരം acre ല്‍ ആധുനികമായ അഹ് വാഹനങ്ങളില്‍ ഉപകരണങ്ങള്‍ എല്ലാം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. വളപ്രയോഗം എന്നതിന് അവര്‍ drone എല്ലാം ഉപയോഗിക്കുന്നു. അതുപോലെതന്നെ ആം~ അവര്‍ അവരെ അവര്‍ടെ രീതിയിലായി ഉണ്ടാക്കിയെടുക്കുന്ന അഹ് പച്ചക്കറിക്ക് അഹ് ഇണ്ടാക്കിയെടുക്കുന്ന വളം ന്നെയാണ് അവര്‍ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെതന്നെ അവരുടെ തന്നെ store കള്‍ കടകളില്‍ നിന്നാണ് അവര്‍ നേരിട്ട് വിക്കുന്നത്. അതിലൂടെ അവര്‍ക്ക് നല്ലൊരു ലാഭം കൊയ്യാന്‍ സാധിക്കുന്നുണ്ട്. അവര്‍ അതോടുകൂടെ തന്നെ അവര്‍ അവരുടെ കുടുംബാംഗങ്ങള്‍ എല്ലാവരും സഹായം തേടുന്നു. അതിന്‍ടൂടെ government കളും സര്‍ക്കാര്~ അവരുടെ സര്‍ക്കാരുകളും ആ~ ഇതുപോലെത്തന്നെ കാര്‍ഷിക രീതിയില്‍ വളരെ സഹായിക്കുന്നുണ്ട്. അഹ് അത് നമ്മള്‍ ചെയ്യണം. കാരണം നമ്മളുടെ സര്‍ക്കാരുകള് മുന്നിലാ~ നമ്മുടെ സര്‍ക്കാര്~ സര്‍ക്കാരുകളും വായ്പ്പ വെട്ടികളയുന്നുണ്ട്കാര്‍ഷിക വായ്പ്പകള്‍ എടുക്കുന്നതും വെട്ടിക്കുറക്കുന്നുണ്ട്. പക്ഷെ അതുപോരാ. അതുപോലെതന്നെ കൂടുതല്‍ ബോധവക്കരണ~ ബോധവല്‍ക്കരണ class കളും അഹ് ഇത്~നമ്മടെ school കാലഘട്ടങ്ങള്‍ കൃഷി ഒരു പാഠഭാഗമായിട്ട് എല്ലാ കൃഷിയുടെയും basic കാര്യങ്ങള്‍ മുന്‍~ ഏറ്റവും ചെറിയ കാര്യങ്ങള്‍ പറഞ്ഞു കൊടുക്കാന്‍ വേണ്ടി സാധിക്കണം. ശരിയാണ് താങ്കള്‍ പറഞ്ഞത് വളരെയധികം നല്ല മാര്‍ഗ്ഗമാണ്. നമ്മുടെ ഈ കേരളത്തില്‍ ആധുനികവും നമ്മുടെയീ

അഹ് മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ വരികയും അതോടൊപ്പം തന്നെ വെയില് പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴ പെയ്യുകയും ഒക്കെ ചെയ്‌താല്‍ തന്നെ നമ്മടെ കൃഷിക്കാര്‍ക്ക് നഷ്ട്ടമാണ്. അങ്ങനത്തെ ഉള്ള അവസ്ഥയില് സായി~ കൃഷിക്കാര്‍ക്ക് എടുത്ത വായ്പ്പ തിരിച്ചടക്കാന്‍ പറ്റില്ല. അതോടൊപ്പം തന്നെ അവര്‍ക്കീ പുതിയ ഉല്‍പ്പന്നങ്ങള്‍ എടുക്കാന്‍ നേരം നമ്മുടെ ഈ കേരളത്തെ ആള്‍ക്കാര്‍ക്ക് തൊഴിലില്ലായ്മ്മ കൂടും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉള്ള പ്രശ്നംന്നുപറയാന്‍ കാരണം നമ്മക്ക് കൊറേ ആള്‍ക്കാരുണ്ട്. പക്ഷെ അവര്‍ക്കൊന്നും ജോലിയില്ല. പക്ഷെ കൃഷിയെന്ന് പറയാന്‍ നേരം എനിക്ക് ക്രിത്യമായിട്ടറിഞ്ഞൂടാ ആള്‍ക്കാര്‍ടെ ആ ആള്‍ക്കാരെങ്ങനെയാണ് ഇപ്പളും കൃഷിക്കാര് ജോലിയെടുക്കണ്ടാവുന്നത്. പക്ഷെ എന്‍ടെ അഭിപ്രായത്തില് ഇപ്പൊ കേരളത്തില് ആരും അങ്ങനെ കൃഷി ചെയ്യുന്ന ആള്‍ക്കാരല്ലാ. എല്ലാരും പൊറം രാജ്യങ്ങളില് വേറെ ജോലി നോക്കാനാണ് പോണത്. കാരണം നമ്മുക്കന്നെ അറിയാം ഈ ഈ കുട്ടനാട് അതേപോലുള്ള അവസ്ഥനെ ഒരു വെള്ള~ ഒരു മഴെയ്താ തന്നെ അവിടൊരു പ്രളയം വന്നു അവരുടെ നെല്‍ കൃഷിയൊക്കെ തന്നെ നശിഞ്ഞ് ഇല്ലാതാവുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്നു പറയാന്‍ നേരം ഈ പ്രളയം അതെപോലത്തുള്ളകാരണങ്ങള്‍ക്കെതിരെ സര്‍ക്കാര്‍ എന്തെങ്കിലും ചെയ്‌താല്‍ അത് എന്തേലും ഈ ഗവേഷണം അതെപോലത്തുള്ള കാര്യങ്ങള്‍ നടത്തി മഴവരുന്ന സമയത്ത് കൃഷി സംരക്ഷിക്കാനുള്ള എന്തേലും മാര്‍ഗ്ഗം നടന്ന എനിക്ക് പറയാനുള്ളത്. ഈ സഹി~ കൃഷിക്കാരുടെ വെളകളൊക്കെ നഷ്ട്ടപ്പെട്ടുന്നു ഈ പ്രതി ഈ നമ്മുടെ ഈ ഈ എനിക്ക് പറയാനുള്ളതുന്നു പറയുംബളെ പരിസരം അതെപോലെത്തന്നെ നമ്മുടെ ഈ കളൊക്കെ നമ്മുടെ ഈ സാനൊക്കെ ഇങ്ങനെ നമുക്കപ്രതീക്ഷിതമായി വന്ന~ വരുന്നതിനെ കുറിച്ച് താങ്കള്‍ക്കെന്താണ് പറയാനുള്ളത്? കാലാവസ്ഥാമാറ്റം ഈ കാലത്തൊരു ഭയങ്കര പ്രശ്നമാണ്. അഹ് നമ്മള്‍ വിചാരിക്കാത്ത കാലാവസ്ഥയാണ് പ്പൊ bro പറഞ്ഞ~ പറഞ്ഞപോലെതന്നെ അഹ് ചൂട് അത് മഴ വരണ്ട സമയത്ത് വെയിലും, വെയില് വരണ്ട സമയത്ത് മഴയാണ്. പ്രതീക്ഷിക്കാതെ വരുന്ന മഴകളിലും അഹ് വ~ അഹ് മം~ ബണ്ട് പൊട്ടുകയും അതുപോലെതന്നെ വെള്ളം കേറുകയും ചെയ്യുന്ന സാധാരണ കൃഷിക്കാരന് കൃഷി ഒരുപാട് നഷ്ട്ടപ്പെടുന്നു. വായ്പ എടുത്ത തുകയും എല്ലാം വെള്ളത്തിലാകും. അതാണിപ്പോ സംഭാവി കാലാവസ്ഥമാറ്റം കണ്ടു പിടിക്കാന്നു പറഞ്ഞാ വളരെ കഷ്ട്ടപ്പെട്ടൊരു കാര്യമാണ്. എന്നാലും സര്‍ക്കാരുകള്‍ അതിന് വേണ്ടി പണം മുടക്കി അഹ് ഒരു research ചെയ്ത് കണ്ടെത്തേണ്ടത്‌ വളരെ അത്യാവശ്യമാണ്. അതുപോലെതന്നെ ഉം വെള്ളം കെട്ടാതിരിക്കാന്‍ വെള്ളം വരാതിരിക്കാന്‍ കൂടുതല്‍ dam കളെല്ലാം പണിയണം. അതുപോലെതന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കര്‍ഷകരെ സഹായിക്കുകയും subsidy നല്‍കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും

ശരിയാണ്. അങ്ങനെതന്നെ സര്‍ക്കാര്‍ അവരുടെ പരമാവതി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പളും നമുക്ക് കാണാന്‍ പറ്റണതുന്നു പറഞ്ഞാല് കൃഷി ഇപ്പളും ഒര് ലാഭകരമായ തൊഴിലായി നമുക്ക് കാണാന്‍ പറ്റില്ല. കാരണമെന്നു പറയാന്‍ നേരം നമ്മുടെ ഈ കര്‍ഷകര്‍ പുതിയ കാര്യങ്ങള്‍ ചെയ്യാനും പുതിയത് പഠിക്കാനും തയ്യാറാവണം. ന്നാല്‍ പഴകാലത്തു തന്നെന്നു പണ്ടത്തെ കാലത്ത് ഓരോ കാരണങ്ങളിലാണ് അവര്‍ നോക്കുന്നത്. കാരണം അവര്‍ വരുന്ന തലമുറ മാറുന്നതിനനുസരിച്ച് അവരുടെ കൃഷിയുടെ മറ്റു ആര്‍ക്കും സമ്മതിക്കാന്‍ പറ്റുന്നില്ല. പക്ഷെ ആ കൃഷിയുടെ മാറ്റം, അഹ് കൃഷി മാറുന്നതനുസരിച്ച് അവരും മാരണംന്നു പറയാന്‍ നേരം അവര് രാസവളം ഉപയേഗി~ ഉപേയി~ ഉപയോഗിക്കണമെന്നല്ല ഞാന്‍ പറയുന്നത്.

നല്ല ചന്തയില്‍ തന്നെ നല്ല ആള്‍ക്കാര് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോള്‍ നമ്മുടെ ഈ, പക്ഷെ നമ്മുടെ പാവപ്പെട്ടവര്‍ക്ക് വാങ്ങാന്‍ പറ്റൂല. കാരണം ഇത്തിരി പണക്കാരും ഇത്തിരിയുള്ളവര്‍ക്ക് തന്നെ, അവര് വാങ്ങുന്നത് ജൈവക്കള~ ജൈവള~ജൈവമായിട്ടുള്ള പച്ചക്കറികളായിരിക്കും. താങ്കള്‍ക്കെന്താ പറയാനുള്ളീ ഈ ലുലു അതേപോലെത്തുള്ള ഒരു ഈ പ~ ജൈവവളം ആക്കുന്നെനു പൈസ കൂട്ടി വിക്കുന്നേനെ കുറിച്ച് ലുലു, ഒക്കെ വന്‍കിട market കളാണ്. അവര്‍ടെ ലാഭത്തിനു വേണ്ടി അവര്‍ ആഹ് കര്ഷിച്ച~ കര്‍ഷകര്‍ക്ക് ഇണ്ടാക്കുന്ന ജൈവ പച്ചക്കറികള്‍ തുച്ഛമായ വിലക്കു അഹ് സംഭരിച്ചു അത് അവരുടെതായ രീതികളില്‍ വലിയ വിലക്കു അവര്‍ വിക്കുകയാണ്. അവരുടെ വന്‍കിട ചന്തകളില്‍. ആഹ് ഏറ്റവും കൂടുതല്‍ അഹ് പണക്കാരും അഹ് ഉന്നത~ ഉന്നത ജോലിയുള്ളവരും എല്ലാം ആണ് അവടെ സാനങ്ങള്‍ വാങ്ങാന്‍ വരുന്നത്. അവര്‍ക്ക് നല്ല അഹ് എത്ര പണം ചെലവാക്കിയാലും നല്ല ഭക്ഷണം ലഭിക്കാനാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരെത്ര പണം മുടക്കിയായാലും ഇതുപോലെ അഹ് ഓ~ ജൈവ പച്ചക്കറികള്‍ വാങ്ങും. ശരിയാണ്. അത് താങ്കള് പറയാന്‍ നേരം നമ്മുടെ ഈ കേരളത്തില്‍ നമ്മുടെ ആള്‍ക്കാര്‍ക്ക് കിട്ടാനുള്ള വരുമാനം വളരെ തുച്ഛമാണ്. അതുകൊണ്ടു തന്നെ അവര്‍ക്ക് ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോയീ താങ്കള്‍ടെ അടുത്ത് ചോയ്ക്കാനുള്ളതെന്നു പറയാന്‍ നേരം നമ്മുടെ ഇപ്പോഴത്തെള്ള കുട്ടികള്‍ പച്ചക്കറി എന്താണ് അഭിപ്രായം? ഈ fast food ആണോ, പച്ചക്കറികളാണോ ഏറ്റവും കൂടുതല്‍ കഴിക്കണംന്നവര്‍ക്കു ആഗ്രഹം? ആഹ് അവര്‍ക്ക് താല്‍പര്യം fast food കള്‍ തന്നെയാണ്. അത് നമ്മുടെ നാവിന്‍ടെ രുചിയിലാണ്. അഹ് ഇപ്പൊ fast food കള് ഒക്കെ ചേര്‍ക്കുന്ന മായം അതേപോലെ ajinomoto എന്നീ കാര്യങ്ങള്‍ അവരുടെ നാവിനു കൂടുതല്‍ രുചിയേറുന്നു. ഈ ജൈവ പച്ചക്കറികള് ചീര, വെണ്ട അതിലൂടെ ഒക്കെ കഴിക്കുന്നതിനേക്കാളും രുചിയാണ് fast food കളില്‍ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ടു തന്നെ അവര്‍ fast food കളുടെ രീതികളിലേക്ക് പോകുന്നു. ആരോഗ്യം നോക്കുന്നില്ല. ആരോഗ്യത്തിനു വേണ്ടി ജൈവ പച്ച~ fast food കളുടെ കൂടെ ജൈവപച്ചക്കറികളും കഴിക്കേണ്ടതാണ് ഒരു സമയത്ത്. പക്ഷെ നമ്മളിപ്പൊ ശ്രദ്ധിക്കാന്നു പച്ചക്കറി ആയിട്ട് ഇഷ്ട്ടപ്പെട്ട ആ ഒര് മാംസ ആഹാരം കഴിച്ചാലാണ് പച്ചക്കറി കഴിച്ച് ജീവിക്കാന്‍ തുടങ്ങിയ ആള്‍ക്കും മംസത്തിനോട് അധികം കഴിക്കാനുള്ള താല്‍പര്യം കുറയും. കാരണം നമുക്കറിയാം നമ്മളൊരു മാംസൊക്കെകഴിച്ച് നമ്മള്‍ കിടന്നുറങ്ങുകയാണെങ്കില്‍ തന്നെ നമ്മക്ക് ക്ഷീണം ഉണ്ടാകും. പക്ഷെ പച്ചക്കറി കഴിച്ചുകഴിഞ്ഞാല്‍ നമ്മക്കുണ്ടാവുന്ന നമ്മടെ ശരീരത്തിന്‍ടെ ഊര്‍ജ്ജവും ഓരോ കാര~ഓരോ ഇതൊക്കെയാണ്. കാരണം എന്ന് പറയാന്‍ നേരം നമ്മുടെ പച്ചക്കറിക്ക് ദഹനം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ അധികം energy നമ്മുടെ അധികമൊന്നും അവര്‍ ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മടെ പറയാന്‍ നേരം നമ്മളു ഉപയോഗിച്ചു നമ്മളെ ഒരി~ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം നമ്മ പച്ചക്കറി കൊച്ചിലെ കഴിക്കാന്‍ തുടങ്ങുകയാണെങ്കില്‍ നമ്മക്ക് വളരെയധികം ആരോഗ്യം, നമ്മക്ക് വളരെയധികം നല്ലതും ആയിരിക്കും അതാണെനിക്ക് പറയാനുള്ളത്. താങ്കള്‍ക്കെന്താണീ പച്ചക്കറി കൊച്ചുങ്ങള്‍ കഴിക്കുന്നതിനെ കുറിചൊരാള്‍ പച്ചക്കറി കഴിക്കാന്‍ തുടങ്ങിയാല്‍ അയാള്‍ മാംസാഹാരം കഴിക്കുന്നത്‌ കുറയുന്നതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളു തിന്നു~നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ ഒരു നിശ്ചിത വയസ്സു കഴിഞ്ഞ് മാത്രമാണ് മാംസാഹാരങ്ങള്‍ കൊടുക്കുന്നത്. അതുവരെ അഹ് ആ തന്‍ടെ അമ്മയുടെ പാല് അല്ലെങ്കില്‍ വീട്ടിലുള്ള ആഹാരങ്ങള്‍ ആണ് അഹ് നമ്മളൊരു കു~നമ്മടെ കുട്ടികള്‍ക്ക് അഹ് കു~ ഒരുതരം കുരു അരച്ചു ഭക്ഷണം കൊടുക്കുന്നില്ലേ. അതിന്‍ടെ പേരെന്താണെന്നു ഞാന്‍ ശരിക്ക് ഓര്‍ക്കുന്നില്ല. ആ അങ്ങനെയാണ് കൊടുക്കുക. അത്പോലെ വീട്ടിലുണ്ടാകുന്ന പഴം, അതേപോലെ ഫലവൃക്ഷങ്ങള്‍ എല്ലാമാണ് നമ്മു കുഞ്ഞി കുട്ടികള്‍ക്ക് ഒടച്ചും mixie യില്‍ ഇട്ട് അരച്ചും ഒക്കെ കൊടുക്കുന്നത്.

കൊടുക്കുന്നതാണ് ഒരു കുട്ടിക്ക് ആദ്യം നല്ലത്. ശരിയാണ്. ജൈവവളം തന്നെ കൊച്ചുങ്ങള്‍ക്ക്‌ കൊടുക്കയാണ്, ജൈവവളം കൊണ്ടുണ്ടാക്കിയ പച്ചക്കറികള്‍ക്ക് കൊണ്ടുതന്നെ കൊച്ചുങ്ങള്‍ക്ക്‌ കൊടുക്കുന്നതു തന്നെയാണ് അഭിപ്രായം. കാരണംന്നു പറയാന്‍ നേരം ഇപ്പൊ ഈ രാസവളവും അതേപോലുള്ള മാംസാഹാരവും കൊച്ചുങ്ങള്‍ക്ക്‌ കൊടുക്കാന്‍ നേരം ണ്ടാവും പറയാന്‍ നേരം അവര്‍ക്ക്

കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതല്‍ താല്‍പര്യം. ഒന്നൂടെ ഇപ്പൊ എനിക്ക് ഇപ്പൊ പറയാനുള്ളതെന്ന് പറയാന്‍ നേരം നമ്മുടെയീ മാംസാഹാരം അതെപോലത്തുള്ള ചെല ചെല മാംസങ്ങളൊക്കെ കഴിക്കാന്‍ നേരം fast food ഒക്കെ കഴിക്കാന്‍ നേരം പോഷകാംശം വളരെയധികം കുറവാണ്. പക്ഷെ പച്ചക്കറിയൊക്കെ കഴിക്കാന്‍ നേരം പോഷകാംശം വളരെ കൂടുതലും പിള്ളേരുടെ ഓരോ വളര്‍ച്ചക്ക് വളരെ നല്ലതും ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ളതെന്നുപറയാന്‍ കാര്യം നമ്മുടെ ഇപ്പൊ കൃഷി നമുക്കറിയാലോ പ്രകൃതി വളരെയധികം കഷ്ട്ടപ്പാടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൃഷിക്കാരും വളരെയധികം കഷ്ട്ടപ്പെട്ടാണ്. കാരണംന്നു പറയാന്‍ നേരം പണ്ടൊക്കെ രണ്ടു നേരം വെള്ളം നനച്ചാല്‍ മതിയായിരുന്നു. പക്ഷെ ഈ പ്ര~ ഈ പ്രതീ~ പ്രകൃതി ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് തന്നെ ഈ ചൂടും താപവും വളരെയധികം കൂടുന്നതുകൊണ്ടുതന്നെ മൂന്നുനേരം നമ്മ എന്തായാലും വെള്ളം കൊടുക്കേണ്ടി വരും. അതെന്നു പറഞ്ഞാ നമ്മുടെ മനുഷ്യര്‍ക്ക്‌ തന്നെ ഇപ്പോ പൊഴവെള്ളം കുടിച്ചാല്‍ തന്നെ അവര്‍ക്ക് നിക്കാന്‍ പറ്റുന്നുള്ളൂ. അപ്പൊ എങ്ങനത്തെ ഈ ചെലവു കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കര്‍ഷകര്‍ക്ക് ലാഭം ഉണ്ടാകുന്നില്ല. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജലം വെലം ഒരമൂല്ല്യമായ വസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നനക്കാന്‍ വേണ്ടി അഹ് നമ്മടെ government ഇതിനോടായിട്ടു അഹ് നമ്മളിപ്പൊ തോടുകള്‍ടെ അടുത്തും പോഴകള്‍ടെ അടുത്തും അഹ് നമ്മള്‍ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൊ~ അഹ് motor tank കള്‍ സ്ഥാപിച്ചിക്കുന്നത്. അത് current sub~ subsidy ആയ രീതിയിലാണ് കൊടുക്കുന്നത്. അതോടു കൂടെ തന്നെ നനക്കാന്‍ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അതല്ലല്ലോ കാര്യം, ഈ വേനല്കോടും വേനല്ക്കാലത്തൊക്കെവെള്ളം കുറയുകയും നമുക്ക് അഹ് വെള്ളം ലഭ്യത വളരെ കുറവായിരിക്കും. അതാണ്‌ നനക്കാന്‍ വേണ്ടിയും കൃഷിക്കൊള്ള പ്രശ്നം. ഈ വെള്ളം കൊറയുന്തോറും ഈ motor കള്‍ക്ക് വെള്ളം എടുക്കാന്‍ സാധിക്കില്ല. അതോടു തന്നെ നമ്മ വെള്ളം അഹ് കാ~ നമ്മടെ കൈകൊണ്ടു തന്നെ കോരി ഒഴിക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ കൊറേ acre കണക്കിന് ഉള്ള സ്ഥലമാണെങ്കില്‍ നമുക്കൊറ്റക്ക് കോരി നനക്കുന്നത് സാധ്യതയില്ല. നമ്മള്‍ പണിക്കാരെ വക്കേണ്ടതാണ്. അതിനും ചെലവാണ്. ഒരു ആള്‍ക്ക് കൂലികൊടുക്കാന്‍ ഒരു ദിവസം മുന്നൂറു രൂപതൊട്ടു അഞ്ഞൂറു രൂപ വരെ കൂലി കൊടുക്കേണ്ടതുണ്ട്. അതാണ്‌ പ്രശ്നം‍. ശരിയാണ്. ഈ അവസാന നിമിഷങ്ങളില്‍ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം കൃഷിയാണ് എല്ലാരും ആദ്യം തന്നെ നോക്കുക. കാരണം ന്നു പറഞ്ഞാ കൃഷിയില്ലെങ്കില്‍ നമ്മളില്ല. കൃഷിയിലൂടെയാണ് നമ്മക്ക് ജീവിക്കാന്‍ പറ്റുന്നത്. കൃഷിയിലൂടെ എനിക്കെന്നു പറയാന്‍ നേരം കൃഷിയാണ് പുതു തലമുറ ഉണ്ടാവുന്നെ. നമ്മ കൃഷിയെ അവഗണിച്ചു നമ്മ എല്ലാത്തിനെയും അവഗണിച്ച പൊറത്തു മാത്രം നമ്മ depend ചെയ്തു നിക്കണെലൊരു ഒരു യുദ്ധം അതെപോലത്തുള്ള അവസ്ഥവന്നാല്‍ നമ്മടെ നമ്മക്ക് തന്നെ food അതെപോലത്തുള്ള കാര്യങ്ങള്‍ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്കിപ്പൊ തന്നെയാണ് യുക്രൈന്‍, റഷ്യ അതേപോലുള്ള അതേപോലുള്ള സ്ഥലങ്ങളിലെ അവര്‍ക്ക് food ഒണ്ടാക്കാനുള്ള സാധ്യത കൊറവാണെങ്കില്‍ അവര്‍ക്ക് ജീവിക്കാന്‍ പറ്റില്ല. അതുപോലെ നമ്മുടെ കേരളത്തിലെ അല്ല ഇന്ത്യയിലൊക്കെ യുദ്ധം വരുന്നേ യാണെ നമ്മുടെ ഫായ്ദ് വളരെ കൊറഞ്ഞു വരുകയും നമ്മ അടുത്ത രാജ്യങ്ങളില്‍ നിക്കണെ താങ്കള്‍ക്കവസാനത്തെ താങ്കള്‍ക്കെന്തു പറഞ്ഞാ നിര്‍ത്താനുള്ളത്? പെട്ടന്ന് പറഞ്ഞൊരു നമുക്കൊരു പത്തു second നുള്ളില്‍ തന്നെ നിര്‍ത്താനുള്ളതാണ്. അഹ് യുവതലമുറ യുവകുട്ടികള്‍ ഇപ്പൊ കൃഷിയിലേക്ക് മാറുന്നുണ്ട്. അവര്‍ അവരുടെതായ ചിന്താ രീതികളും എല്ലാം ഉള്‍പ്പെടുത്തി കൃഷി ചെയ്യാനാ~ ഇപ്പോള്‍ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാന്‍ കരുതുന്നത്. അതുപോലെ തന്നെ യുവ തലമുറ ഇനിയും കൃഷിയിലോ~ നമുക്ക് നിര്‍ത്താം. താങ്കള്‍ പറഞ്ഞു നിര്‍ത്തിക്കോളൂ. എത്രയും പറഞ്ഞു കൊണ്ട് ഞാനും ഷാബിനും നിര്‍ത്തുകയാണ്. പെട്ടന്ന് വിട് പെട്ടന്ന് വിട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ഷാബിനും നിര്‍ത്തുകയാണ് നന്ദി. ഉണ്ടായിരുന്നു നമ്മളിതിൽ basic കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഒരു Video ചെയ്തിട്ടുണ്ട് ആ video കണ്ടിട്ടില്ലാത്തവരാണെങ്കിലത്‌ കണ്ടു നോക്കുക ഞാൻ video cart ലോ താഴെ Comment section ലോ കൊടുത്തിരിക്കാ so അവിടെനമ്മള് എന്താണ് ഒരു Polynomial എന്നും എന്നാണ് ഒരു Polynomial ൻ്റെ Degree എന്നും

ആണ് so ആദ്യായിട്ട് നമുക്ക് Polynomial അല്ലാത്തതിൻ്റെ കുറച്ചു examples നോക്കാം അപ്പൊ Polynomials ആണ് എന്നതിന്റെ examples നമ്മള് last video ൽ നോക്കിട്ടുണ്ടായിരുന്നു അവിടെ x തന്നെ For example P of x is equal to three x cube Plus two x square plus four x plus six ഇതൊരു example ആണ് അതായത് etcetera minus three minus two minus one zero one two three എന്നു പോകുന്ന integers ൽ നിന്ന് positive Integers കൾ മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ x ൻ്റെ powers എടുക്കുന്നത് അങ്ങനെ വരുന്ന powers ല് ഏറ്റവും വലിയ power നെയാണ് നമ്മൾ degree of the polynomial എന്നു പറഞ്ഞത് അപ്പൊ ഏറ്റവും main ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാ integers ല് positive integers Power ആയിട്ട് വന്നെങ്കിൽ മാത്രമേ അതെന്തായി മാറത്തുള്ളൂ ആ ഒരു expression polynomial ആയിട്ട് മാറത്തുള്ളൂ അതാണ് ഇവിടുത്തെ basic ഒരു concept ന്ന് പറയുന്നേ ഇനി നമുക്ക് polynomial അല്ലാത്തതിനെ കുറച്ചു example നോക്കാം So first ഒരു example ആയിട്ട് ഞാൻ പറയുന്നത് root x എന്നു പറയുന്ന ആണ് okay ഇതൊരു polynomial ആണോ ആണ് ഇതൊരു polynomial അല്ല കാരണം root of x എന്ന തന്നിരിക്കുന്നേ x ൻ്റെ power എന്താ ഇവിടെ x ൻ്റെ power ഇപ്പം ഏർ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും x ൻ്റെ power one ആണ് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെയല്ല ഇതിൻ്റെ power എന്ന് പറയുന്നത് ഇതിനെ നമുക്കിങ്ങനെ express ചെയ്യാം x raised to one by two ന്ന് X raised to one by two that is root of x is equal to X raised to one by two ഇനി ഇത് standard ആയിട്ടുള്ള ഒരു format ആണ് ഇപ്പോ ഏതായാലും root of two എന്നു പറഞ്ഞു കഴിഞ്ഞാൽ two raised to one by two ആണ് root of

Similarly variable വന്നു കഴിഞ്ഞാലും root of x എന്നുടുത്തു കഴിഞ്ഞാൽ നമ്മക്ക് x raised to one by two എന്നെഴുതാം root of u എന്നു പറഞ്ഞു കഴിഞ്ഞാൽ u raised to one by two എന്നെഴുതാം ആ രീതിയിലായിരിക്കും നമ്മളെടുക്ക okay ഇനി ഒരു single variable അല്ലാതെ നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം x minus two root of x minus two അപ്പോഴും എന്ത് വരും x minus two the whole raised to one by two എന്നു വരും clear ആണോ

Root of four എന്നു പറയുന്നെ ഈ ഒരു രീതിയിലാന്നെങ്കിൽ four raised to എന്തെന്ന് എഴുതാം one by two എന്നെനിക്ക് എഴുതാനായിട്ട് പറ്റും ഇനി എന്താണ് four എന്നു പറഞ്ഞാല് four എന്നു പറഞ്ഞാൽ two square ആണല്ലേ two square two into two Is equal to four എന്നല്ലേ അപ്പൊ four ന് പകരം എനി എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതാം four ന് പകരം two square എന്നുവേണമെങ്കിലും എഴുതാം is equal to two square അല്ലേ four ന് പകരം two square എഴുതി raised to എന്തുണ്ട് അവിടെ one by Two ഉണ്ട് ഇനി നമുക്കറിയാവുന്ന rule ആണ് a raised to m the whole raised to n is equal to a raised to m n അല്ലേ a raised to m the whole raised to n is equal to a raised to m n എന്നു നമുക്കറിയാവുന്നതാണ് ഇവിടെ A എന്നു പറയുന്ന സ്ഥാനത്ത് two കിടക്കുന്നു M ൻ്റെ സ്ഥാനത്ത് two കിടക്കുന്നു n ൻ്റെ സ്ഥാനത്ത് one by two കിടക്കുന്നു അപ്പോ ഈ formula use ചെയ്യുമ്പോ അതെങ്ങനെ മാറും two raised to two into one by two ആയിട്ട് മാറും ഇനിയിവിടെ numerator ല് ഒരു two ഉണ്ട് denominator ൽ ഒരു two ഉണ്ട് നമുക്കത്തിനെ cancel ചെയ്യാം അപ്പൊ എന്തായിട്ട് മാറും two raised to one is equal to two എന്ന് കിട്ടും ഈ ഒരു രീതിയിലാണ് root of four എന്നു പറയുന്നത് two ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതൊരു exam നു വേണ്ടിയിട്ടൊന്നും അല്ല ഒരു basic information നു വേണ്ടി പറഞ്ഞുന്നെ ഉള്ളു ഏതിൻ്റെയും root എടുത്തു കഴിഞ്ഞാൽ ആ ഒരു number ൻ്റെ raised to the power one by two ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു x ൻ്റെ power ആയിട്ട് എന്താ വരേണ്ടത് positive integers ആണ് വരണ്ടത് നമുക്കറിയാം integers എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ minus three minus two minus one zero one two three എന്ന് പറഞ്ഞു പോകുന്ന numbers ആണ് ഇതിൽ one by two ഉൾപ്പെടുന്നുണ്ടോ ഇല്ലല്ലേ zero കഴിഞ്ഞാൽ one two three എന്ന് പറഞ്ഞിട്ടാ പോകുന്നെ അവിടെ one by two എന്ന് പറയുന്ന ഒരു fraction അവിടെ exist ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത positive integer ൽ ഉള്ളൊരു number അല്ല ആര് one by two so ആ ഒരു one by two x ൻ്റെ power ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാൻ പറ്റില polynomial ആണെന്ന് പറയാനായിട്ട് പറ്റില്ല so root x ന്നു പറയുന്നത് എന്തല്ല ഒരു polynomial അല്ല ഇനി അടുത്ത ആയിട്ട് two root x ന്നു പറയുന്ന polynomial ആണോ

one by two ആണ് ഇനി three x square plus two root x plus six എന്ന് പറയുന്ന polynomial ആണോ അല്ല ഇവിടെ എന്താ root x ഉണ്ട് x ൻ്റെ power ന്നു പറയുന്നത് one by two ആണ് so ഏതൊരു രീതി വന്നാലും root x ഒറ്റക്ക് വന്നോട്ടെ

root two x ഒരു polynomial ആണോ yes അതൊരു polynomial ആണ് കാരണം ഇവിടെ x ൻ്റെ power ന്നു പറയുന്നത് one ആണ് root two എന്ന് പറയുന്നെ ഇവിടെത്തെ ഒരു coefficient മാത്രമാണ് നമ്മള് കഴിഞ്ഞ video യിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു coefficient എന്ന് പറയുന്നത് ഒരു real number ആണ് root two എന്ന് പറയുന്ന ഒര് irrational number ആണ് നിങ്ങൾക്ക് first chapter ലു നമ്മള് proof ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോ അവിടെ നമ്മള് പഠിക്കും root two എന്ന് പറയുന്നത് ഒരു irrational number ആണ് ഈപറയുന്ന irrational numbers ഒക്കെത്തന്നെ കൂടിച്ചേർന്നിട്ടാണ് real numbers അപ്പൊ നമുക്കറിയാം coefficient എന്ന് പറയുന്നത് real numbers ന്ന് എടുത്തോട്ടെ കുഴപ്പമില്ല അത് rational ആയിക്കോട്ടെ irrational ആയിക്കോട്ടെ ഏത് numbers വേണെങ്കിലും ആകാം but നമുക്ക് നോക്കേണ്ടത് x ൻ്റെ power ആണ് ഇവിടെ x ൻ്റെ power ന്നു പറയുന്നത് raised to the power one ആണ് അതുകൊണ്ടുതന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല so ഇതെന്ന് പറയുന്നത് root to x ഏന്നു പറയുന്നത് ഒരു polynomial ആണ് so p of x is equal to root two x എന്ന് നമുക്ക് പറയാൻ ആയിട്ട് പറ്റും but root x ന്നു പറയുന്ന ഒരു polynomial അല്ല soMCQquestions ആയ് അതിനാത്ത് ചോദിക്കും ഇതൊരു polynomial ആണോ എന്ന് ചോദിക്ക just ഇപ്പൊ just answer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം x ൻ്റെ power എന്ന് പറയുന്നെ one by two ആണ് അതൊരു positive root അല്ല അത് അതൊരു polynomial അല്ല എന്ന് പറയാനായിട്ട് പറ്റും so ഇതാണ് ഇവിടെത്തെ ഒരു example അത് പല രീതിയിലും ചോദിക്കാം എന്നു നമ്മള് പഠിച്ചു ഇനി അടുത്തതായിട്ടൊരു example ആയിരുന്ന് നമ്മള് നോക്കാൻ പോകുന്നത് one by x one by x ന്നു പറയുന്നതൊരു polynomial ആണോ ഇവിടെ x ൻ്റെ power എന്താ ഇവിട one ആണെന്ന് പറയാം അല്ലെ എന്നാൽ ഇവിടെത്തെ x ൻ്റെ power one അല്ല എന്നാൽ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നത് x raised to minus one എന്നാണ് okay അതായത് ഏതിനെയും fraction ആയിട്ട് എഴുതുമ്പോ one by three is equal to three raised to minus one ആയിരിക്കും one by six എന്തായിരിക്കും six raised to minus one ആയിരിക്കും one by u എന്നു പറയുന്നത് u raised to minus one ആയിരിക്കും ഏതിൻ്റെ എങ്കിലും fraction ആയിട്ട് എഴുതിക്കഴിഞ്ഞാൽ നമുക്കാ denominator നെ എന്ത് ന്ന് എഴുതാനായിട്ട് പറ്റും denominator നെ is to the power minus one എന്ന് എഴുതാനായിട്ട് പറ്റും so അതുകൊണ്ട് തന്നെ ഇവിടെ x ൻ്റെ power ആയിട്ട് എന്താ വന്നിരിക്കുന്നെ minus one എന്നാണ് വന്നെ

ഇനി ഇതും മറ്റേ root x ൻ്റെ case പറഞ്ഞതുപോലെതന്നെ പല രീതിയിലും നമുക്ക് ചോദിക്കാം okay ഇപ്പോ three by x എന്ന് ചോദിക്കാം അപ്പൊ അതെങ്ങനെയാ three x raised to minus one എന്നാണ് വരുന്നത് so അതുകൊണ്ട് അതൊരു polynomial അല്ല ഇനി അതൊരു expression ൻ്റെ അകത്ത് തന്നെ ഇട്ടു ചോദിക്കാം അതായത് four x raised to four plus three by x three by x plus six എന്ന് പറയുമ്പോഴും ഇതെങ്ങനെയാന്നു പറഞ്ഞെ four x raised to four plus

എന്താണോ താഴെ power വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു minus കൂടെ വരുന്നുന്നുള്ളതെ ഉള്ളു one by x raised to five എന്ന് വരാം അപ്പൊ x raised to minus five എന്ന് വരും താഴെ ഏത് power വേണമെങ്കിലും വരാം one by x raised to hundred വരാം അപ്പൊ എന്ത് വരും x raised to minus hundred എന്ന് വരും clear ആണോ അപ്പോ ഇനി x denominator വന്നു കഴിഞ്ഞാൽ നമുക് എന്ത് പറയാം അതൊരു polynomial അല്ല എന്നു പറയാം ഇനി അതുപോലെതന്നെ നമ്മളോട് ഒരു expression ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം one by x minus two എന്ന് പറയുന്നൊരു polynomial ആണോ അവിടെയും അല്ല because ഇതെന്താ x minus two the whole raised to minus one എന്നാണ് പറയുന്നത് ഇവിടെ ഇതിനു വേറൊരു expansion ആണ് വരുന്നത് so അവിടെയും x ൻ്റെ powers positive integers ആയിരിക്കില്ല so ഇവിടെയും എന്തല്ല അതൊരു polynomial അല്ല so ആ രീതിയില് താഴെയിപ്പോ ഏത് വന്നാലും x square plus two x plus four എന്ന് വന്നു കഴിഞ്ഞാലും നമുക്കെന്തല്ല അതൊരു polynomial അല്ല എന്ന് പറയാം ഇവിടെ one തന്നെ വരണന്നൊന്നുമില്ല കേട്ടോ ഇവിടെ നമുക്ക് three എന്ന് വന്നു കഴിഞ്ഞാലും അതൊരു polynomial അല്ല ഇവിടെ six ഏർ eight എന്ന് വന്നു കഴിഞ്ഞാലും അതൊരു polynomial അല്ല ഏത് രീതിയിൽ പറഞ്ഞാലും ഇതൊരു polynomial അല്ല so ഇങ്ങനെയുള്ള case കളൊക്കെ തന്നെ polynomials അല്ല എന്ന് നമുക്ക് confirm ചെയ്തു പറയാനായിട്ട് പറ്റും അപ്പം basic ആയിട്ടുള്ളൊരു കാര്യം നോക്കണ്ടത് x ൻ്റെ powers നോക്ക x ൻ്റെ powers positive integer ആണ് കിട്ടുന്നെ എങ്കിൽ അതൊരു polynomial ആണ് positive integer അല്ല എങ്കിൽ അതൊരു polynomial അല്ല എന്ന് പറയാനായിട്ട് പറ്റും ഇതൊക്കെയാണ് കുറച്ച് examples എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് value of the polynomial എന്ന് okay so ഇനി next ആയിട്ട് നമ്മള് പഠിക്കാൻ പോകുന്ന term എന്ന് പറയുന്നത് value of the polynomial ഒരു polynomial ൻ്റെ value എങ്ങനെയാണ് കാണുന്നത് value of a polynomial okay ആദ്യം ഞാനൊരു example വഴി explain ചെയ്തു തരാ that is for an example p of x is equal to two x square plus x minus one okay ഇവിടെ minus വരാം plus വരാം കുഴപ്പമില്ല ട്ടോ ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു plus ആണ് എല്ലാം കൊടുത്തേ ന്ന് minus വേണെങ്കിലും വരാം so ഇതൊരു polynomial ആണ് ഈ ഒരു polynomial ലേക്ക് ഞാന് x ൻ്റെ സ്ഥാനത്ത് one ഇട്ടു കൊടുക്ക x ൻ്റെ സ്ഥാനത്ത് one ഇട്ടു കൊടുക്കാ അതായത് എവിടെയൊക്കെ x കാണുന്നോ ആ സ്ഥാനത്ത് എല്ലാം one ഇട്ടു കൊടുക്കാ x നെ one വച്ച് replace ചെയ്യാണ് okay അപ്പൊ അതെങ്ങനെ മാറും p of one എന്ന് മാറത്തില്ലേ

എവിടെയൊക്കെ x കാണുന്നു അവിടെ എല്ലാം one ഇട്ടു കൊടുക്ക two കൊടുത്തു two അങ്ങനെതന്നെ എഴുതി കുഴപ്പൊന്നും ഇല്ല ഇനി x square എന്നാണ് x നെ നമ്മളെന്താ ഇട്ടുകൊടുക്കുന്നെ one എന്ന് അപ്പൊ into one square അല്ലെ one ൻ്റെ square x ൻ്റെ square ആയിരുന്നു x നു one എന്നിട്ടു കൊടുക്കുമ്പോൾ one ൻ്റെ square ല്ലേ ഉം അടുത്ത x എന്നുമാത്രമേ ഉള്ളു x നു എന്ത് ഇട്ടു കൊടുക്കാ x is equal to one എന്ന് ഇട്ടു കൊടുക്കാ അപ്പം നമക്കെന്ത് വരും plus one അടുത്തത് minus one അങ്ങനെതന്നെ എഴുതി okay clear ആണല്ലോ ഇപ്പൊ എന്ത് കിട്ടി p of x എന്ന് പറയുന്നൊരു polynomial അവര് നമുക്ക് തന്നു എന്നിട്ട് അവര് നമ്മളോട് പറയുകയാണ് x is equal to one ഇട്ടു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെ p of x ൽ തന്നെ x എവിടൊക്കെ കാണുന്നു അവിടെ എല്ലാം one ഇട്ടു കൊടുക്ക എന്നൊരു രീതി മാത്രേ ഉള്ളു ഇനി അടുത്ത step ലെ നമുക്കിതിന solve ചെയ്യാം two into one square ന്നു പറഞ്ഞാൽ one into one one okay ഇനി plus one and minus one one minus one എന്നുള്ളൊരു meaning മാത്രേ ഉള്ളു അത് എന്ത് എന്ന് കിട്ടും plus zero എന്ന് കിട്ടും one ഉം ഏർ അല്ലെങ്കിൽ ഇവിടെ വച്ച് തന്നെ നമുക്ക് cancel ചെയ്യാം plus one minus one cancel ചെയ്യാം one minus one ഇനി two into one is equal to two എന്ന് final ഒരുത്തരം കിട്ടും okay അപ്പൊ ഇതാണ് value of the polynomial എന്ന് പറയുന്നെ അതായത് p of x എന്ന് പറയുന്ന ഒരു polynomial നമുക്ക് തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു particular number ആ p of x ലേക്ക് substitute ചെയ്യാൻ അതായത് ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് p of x at x is equal to one എന്നാ പറയുന്നേ p of x at x is equal to one ഈ x നു പകരം negative numbers കൊടുക്കാം positive numbers കൊടുക്കാം zero കൊടുക്കാം അത് പറയുന്നയനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് എന്താ പറയുന്നേ അറിയാമോ the value of the value of p of x അല്ലെ ഈ p of x at എവിടെ x is equal to one okay ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ടു പറ്റും അതായത് the value of p of x at x is equal to one എന്ന് പറയുന്ന എന്താണ് p of one is equal to two ആണ് എന്ന് പറയാനായിട്ട് പറ്റും ഇതേ രീതിയിൽ ഏതൊരു polynomial ഉം നമുക്ക് തരാം അതില് ഏത് value വേണമെങ്കിലും നമുക്ക് ഏർ substitute ചെയ്യാനായിട്ടു പറ്റും ഇനി അടുത്തൊരു example ഞാൻ പറയാം so അടുത്തൊരു example നമുക്ക് കൊടുക്കാം ആഹ് three x cube plus two x square plus ഏർ x plus six

ഇപ്പോ ഞാൻ പറയാണ് x is equal to minus one എന്ന് ഇട്ടു കൊടുക്ക എന്ന് പറയാം അപ്പൊ എന്ത് ചെയ്യാ p of x is equal to x cube plus two x square plus x plus six എന്നു തന്നെടുത്ത് നമുക്ക് x ൻ്റെ സ്ഥാനത്ത് എന്തിട്ടു കൊടുക്കണം minus one ഇട്ടു കൊടുക്കണം അതായത് നമുക്ക് കണ്ടു പിടിക്കേണ്ടത് the value ofp of x at x is equal to minus one അപ്പൊ നമുക്കെങ്ങനെ എഴുതാം p of minus one is equal to എങ്ങനെ മാറും three into x cube എന്നല്ലേ x cube നു പകരം x

plus ഈ minus one അതേപോലെന്നെ എഴുതാം because x എന്ന് മാത്രേ ഉള്ളു plus ഇത് വളരെ simple ആണ് നമുക്ക് തന്നെ ഒരു polynomial തരുന്നു അതിലേക്ക് x ൻ്റെ value എന്താണ് substitute ചെയ്യണ്ടേ ന്നു അവര് പറഞ്ഞുതരും അത് just x എന്ന് കാണുന്നോ അവിടെ അത് substitute ചെയ്യാനെന്ന് പറയുന്നതെ ഉള്ളൂ main ആയിട്ടിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് calculation part ആണ് calculation കൊണ്ട് തെറ്റിക്കാതിരുന്നാൽ മതി നിങ്ങക്ക് final ആയിട്ടുള്ള ഉത്തരം correct ആയിട്ട് തന്നെ കിട്ടും okay അപ്പൊ നമുക്കിതിൻ്റെ അടുത്ത step നോക്കാം calculation part ല് three into minus one ൻ്റെ cube എന്താ minus one ൻ്റെ cube minus one ന്ന് തന്നല്ലേ അതിങ്ങനെ കൊടുത്താ മതി minus of ഏത് number x എന്ന് ഞാൻ general ആയിട്ടങ്ങെടുക്കാം അതിൻ്റെ power ആയിട്ട് even numbers for example two minus one into raised to four minus x raised to six എന്നൊക്കെ even numbers ആണ് powers ആയിട്ട് വരുന്നേ എങ്കിൽ

Minus one into minus one is one into minus one is equal to minus one എന്നു കിട്ടും അപ്പൊ ഇത്രേം ഓർത്താൽ മതി minus one ൻ്റെ raised to the power odd വന്ന് കഴിഞ്ഞാൽ അതെന്തായിരിക്കും negative number ആയിരിക്കും answer ആയിട്ട് വരുന്നത് ഇതാ minus two X raised to cube നോക്കിക്കഴിഞ്ഞാലോ is equal to minus two into minus two into minus two is equal to minus two into minus two is plus four അല്ലെ into minus two is equal to four into minus three minus eight എന്നു കിട്ടും clear ആണോ അപ്പൊ final വരുന്ന ഉത്തരത്തിൻ്റെ sign numbers ഉം മാറിക്കൊണ്ടിരിക്കും sign എന്ന് പറയുന്നത് minus two raised to the power three എന്ന് പറഞ്ഞു വരും odd numbers ആണ് എങ്കിൽ final കിട്ടുന്നതിന്റെയും sign negative തന്നെയായിരിക്കും